സോമാ എനിക്ക് എൻ്റെ ആരോഗ്യത്തിനെ പറ്റി ഒരു എൻ്റെ ആരോഗ്യം വികസിക്കാനുള്ള പണി ശശി പറയോ പക്ഷെ ഞാൻ തരില്ല നീ ജോലി ചെയ്താ നിനക്ക് കൊള്ളാ എന്നാൽ നിൻ്റെ ആരോഗ്യത്തിന് കൊള്ളാവു അല്ലാതെ എൻ ഞാൻ ചെയ്താ എൻ്റെ ആരോഗ്യത്തിന് കൊള്ളാ okay ശശിനോടെനിക്ക് അടുത്ത കാര്യം പറയാനുള്ളത്ന്ന് പറയാൻ നേരം ഞാൻ ഇത്രം പറഞ്ഞ കാര്യങ്ങളിൽ ഞാൻ ഞാൻ daily മുപ്പത് മണിക്കൂർ മുപ്പത് minute നടക്കും മുപ്പത് minute ഓടും മുപ്പത് minute ചാടും അറുപത് minute ഞാൻ ധ്യാനം ചെയ്യും ബാക്കി സമയം book വായിക്കും എന്നിട്ട് ബാക്കിയുള്ള സമയത്ത് ഞാൻ എൻ്റെ കുടുംബത്തിനെ നോക്കിയിരിക്കും ഞാൻ എപ്പോഴും സന്തുഷ്ടനാണ് എൻ്റെ ഈ സന്തുഷ്ട്ടന് കാരണം എന്താണെന്ന് നരേന്ദ്ര മോദിയുടെ പലേ അധികം പദ്ധതികൾ കൊണ്ടാണ് ഞാൻ ഈ പറയാനുള്ളതെന്ന് പറയാൻ നേരം നമ്മുടെ ഈ സർക്കാറുടെ ഈ ആരോഗ്യ പദ്ധതി വളരെ അധികം നല്ലതാണ് ഇത്തിരി കൂടി മെച്ചപ്പെടണം ന്നുള്ളതാണ് പറയാൻ നേരം ഈ പാവപെട്ട എന്നെ പോലുള്ള കുടുംബം നോക്കണോർക്ക് മാസോ ഒരു ഇരുപയിനായിരം രൂപ സർക്കാർ നമ്മളെ വളരെയധികം അതോടപ്പം തന്നെ കുടുംബത്തിൻ്റെ food കഴിക്കാനുള്ള കാരണോ അവർ നോക്കാ അപ്പ എനിക്കീ വളരെ സന്തുഷ്ടമായയിൽ ജീവിക്കാ സർക്കാരിലാണെൻ്റെ എല്ലാ പ്രതീക്ഷയും സോമനെനിക്ക് മനസ്സിലായി പ്രധാന മന്ത്രിയെ ഭയങ്കര ഇഷ്ട ഉള്ള ഒരു വ്യക്തിയാണ് സോമൻന്ന് സോമന് കാക്കേടെ കഥ അറിയാവോ അതിൻ്റെ കഥയൊന്നും കേൾക്കാൻ നമ്മക് സമയില്ല നമുക്ക് അടുതെന്താ എന്ന വേറെ കഥ പറയു ആരോഗ്യത്തെയോടെ അർഹതയുള്ള

ആരോഗ്യമെന്നാൽ ഒരു നല്ലൊരു ഒരിതാണ് അപ്പൊ ആരോഗ്യത്തെ പറ്റി സോമൻ എന്താ പറയാനില്ലേ സോമൻ പറയൂ ആരോഗ്യത്തെ കുറിച്ച് പറയാൻ നേരം ആരോഗ്യം പല വിതമാണ് ശരീരാരോഗ്യം പുഷ്ട്ടാരോഗ്യം മനസ്സരോഗ്യം പല പല ആരോഗ്യുണ്ട് ഈ ആരോഗ്യത്തിന് പല പല അധികം പല കാര്യങ്ങൾ നമ്മൾ ചെയ്യണം നമ്മ അതിനു വേണ്ടി സമയം നമ്മക്ക് ഒരു സോമന്റെ ഒരു പത്തു second കാര്യം പറയു പറയാൻ നേരം സമയമില്ലെങ്കിൽ ജീവിതമില്ല ജീവിതമ്മിലെങ്കിൽ നമ്മളില്ല പക്ഷെ ഇതിനെല്ലാം വേണ്ടി ഒരു ഇത് വേണം ആ ഇതാണ് ആരോഗ്യം ആരോഗ്യമാണ് നമ്മുടെ എല്ലാത്തിനും കാരണം ആരോഗ്യമില്ലെങ്കിൽ നമ്മളില്ല ആരോഗ്യവാനാ നമ്മൾ ആരോഗ്യവാനായി നീ ഇരിക്കൂ എന്നാണ് വൈസ്‌നികൻ അശ്രമാട്ടു ക് കിതാരം പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഞാൻ ആലോയ്ച്ചു നോക്കുമ്പത്തേക്ക് ആരോഗ്യം എല്ലാത്തിനും ആവശ്യമാണ് അതെ അതെ അതെ ഒരോ ദിവസവും കടന്നുപോകുന്നത് ഓരോ ആരോഗ്യ സ്ഥിതിയിലൂടെയാണ് അപ്പൊ എനിക്ക് പറയാനുള്ളതെന്ന് പറയാൻ നേരം വളരെ അധികം നല്ല കാഴ്ചപ്പാടാണ് ശശി ഇവിടെ കൂടി പറഞ്ഞിരിക്കുന്നത് ആരോഗ്യമില്ലെങ്കിൽ നമ്മക്ക് ജീവിക്കാൻ പറ്റില്ല ആരോഗ്യമാണ് എല്ലാത്തിനും മുഖ്യമായ ഘടകം അത്കൊണ്ട് തന്നെ

അത്കൊണ്ട് തന്നെ നമ്മളെല്ലാത്തിനും ആരോഗ്യത്തിന് നമ്മ പ്രാധാന്യം കൊടുത്തു ജീവിക്യ ഇത്രേം പറഞ്ഞു കൊണ്ട് ശശിയും സോമനും നിർത്തി പോകുന്നു thank you ന നന്ദി നമസ്കാരം ഇന്നത്തെ ദിവസത്തെ കുറച് വ്യത്യസ്തമായ അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ ആ വാർത്തകളെ കുറിച്ചാണ് എ ഞാൻ സംസാരിക്കുന്നത് ഇന്നത്തെ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത രാവിലെ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

സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അവരുടെ അന്ത്യം television ഹാസ്യ പരിപാടികളിലൂടെ ശ്രെദ്ധേയമായിരുന്ന താരം നിരവധി serial അഹ് അതുപോലെ നിരവധി സിനിമകളില് ഒക്കെ ഉണ്ടായിരുന്നു അഹ് കരൾ രോഗത്തെ തുട തുടർന്നായിരുന്നു കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രി അവർ ചികിത്സ തേടിയിരുന്നത് കുറച്ചുനാളായി admit ആയിരുന്നു കരള് മാറ്റി വെക്കൽ ഉൾപ്പെടെ ശ്രമിക്കുന്നതിനിടെ ആയിരുന്നു സുബിയുടെ ദാരുണമായ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 സുബി സിനിമാല എന്ന ഒരുകാലത്തു television പ്രേഷകരുടെ ഏറ്റവും ഇഷ്ട്ടപ്പെട്ട ഹാസ്യ പരിപാടി എന്തായിരുന്നു ന്ന് എന്തായിരുന്നുന്നു വെച്ച നിസംശയം പറയാനുള്ള കാര്യമാണ് സിനിമാല ആയിരുന്നു ആ സിനിമാല എന്ന ഹാസ്യം പരിപാടിയിലായിരുന്നു സുബിയുടെ പ്രകടനം വളരെ ശ്രദ്ധേയമാകുന്നതും സുബി മലയാളികൾക്ക് ഏറെ ശ്രദ്ധ നൽകുകയും മലയാളികൾ ഏറെ ശ്രദ്ധയോടെ സുബിയെ വീക്ഷിക്കാൻ തുടങ്ങിയതും എ പിന്നീട് കുട്ടിപ്പട്ടാളം എ പോലെയുള്ള TV show കളിലൂടെയും കുട്ടികളുടെയും അതെ പോലെ കുടുംബ പ്രേക്ഷകരുടെയും എല്ലാം ഒരുപാട് എ എന്താ ഒരുപാട് പിന്തുണ നേടിയ ഒരു താരമായിരുന്നു ആ സുബി സുബി വിവാഹം കഴിച്ചിരുന്നില്ല ഹാസ്യ പരിപാടികളിൽ അല്ലെങ്കിൽ കലയ്ക്കുവേണ്ടി സ്വയം സമർപ്പിച്ച ഒരു ജീവിതം തന്നെയാരുന്നു സുബിയുടെ എന്ന് പ പറയാം രാജസേനൻ സംവിധനം ചെയ്ത കനകസിംഹാസനം ജയറാമ് ഉൾപ്പെടെ ജയറാമിനെ നായകനാക്കിക്കൊണ്ട് നിരവധി താരങ്ങൾ നല്ലൊരു comedy രൂപത്തിലുള്ള അല്ലെങ്കിൽ കോമ comedy banner ഇൽ ഉള്ള സിനിമയായിരുന്നു കനകസിംഹാസനം ആ കനകസിംഹാസനത്തിലൂടെയാണ്

അഹ് അല്ലെങ്കിൽ എല്ലാവര്ക്കും ഇഷ്ട്ടപെട്ട താരമായിരുന്നു എ പക്ഷെ കുറച്ചുനാളുകൾക്ക് ശേഷമാണ് ഈ കനകസിംഹാസനം എന്ന സിനിമയിലൂടെയാണ് ശ്രുതി എ അല്ല സുബി എ രാജേഷേ രാജസേനൻറെ കനകസിംഹാസനം എന്ന സിനിമയിലൂടെയാണ് സിനിമയിൽ എത്തുന്നത് പഞ്ചവർണ്ണ തത്ത drama നൂറ്റൊന്നു wedding ഗൃഹനാഥൻ കില്ലാടിരാമൻ lucky jockers എൽസമ്മ എന്ന ആൺകുട്ടി തസ്കരലഹള happy husbandsdetectivedolls അങ്ങനെ നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ആ ആ ആഹ് സിനിമകളിൽ ഇതുപോലെ അഭിനയിച്ചു അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോഴും സുബി സുരേഷ് എപ്പഴും ഒരു സിനിമ നടി സിനിമ നടി ആണെങ്കിൽ കൂടി സിനിമ നടി എന്നതിലുപരി TV താരമാകാനാണ് television താരമായിട്ട് തന്നെയാണ് ഇപ്പോഴും നമ്മുടെ മനസ്സിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് ആ

ഇത് കോഴിക്കോട് വളയം higher secondary school ലെ വിദ്യാർത്ഥികൾക്കാണ് അദ്ധ്യാപകന്റെ മർദ്ദനമേറ്റത് ആ chewing gum വിദ്യാർഥികൾ chewing gum ചവച്ചതിനെ തുടർന്ന് വാക്കുതർക്കം ഉണ്ടായി അധ്യാപകൻ മർദിക്കുകയായിരുന്നു മൂന്ന് വിദ്യാർത്ഥികൾ ഈ അധ്യാപകൻറെ മർദ്ദനത്തെ തുടർന്ന് ചികിത്സ തേടി എന്നതാണ് ചികിത്സ തേടി ആശുപത്രയിൽ എത്തി എന്നതാണ് അതിൻറെ മറ്റൊരു വശം അകാരണമായി അധ്യാപകൻ തങ്ങളെ മർദിക്കുകയായിരുന്നു എന്ന് വിദ്യാർത്ഥികളിൽ ഒരാളായ ഷാർവിൻ ഷാർവിൻ ഗിരീഷ് മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു police ലും ഈ കുട്ടികൾ പരാതി നല്കിയിട്ടുണ്ട് police ഈ അധ്യാപകൻ ശിക്ഷിച്ചു അല്ലെങ്കിൽ അധ്യാപകൻ മർദിച്ചു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 പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മള് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല chewing gum കഴിക്കുന്നത് ഇത്പോലെ ക്രൂരമായി മർദിക്കാനുള്ള അല്ലെങ്കിൽ മർദിക്കേണ്ടതായിട്ടുള്ള ഒരു തെറ്റാണെന്ന് ഞാൻ കരുതുന്നില്ല ഏതായാലും നമുക്ക് എ അത്തരത്തിലുള്ള പരാതികള് അധ്യാപകരുടെ ഭാഗത്തുനിന്നുള്ള പരാതികള് നിരവധി വന്നുകൊണ്ടിരിക്കുക എ ഇത് ഇ അധ്യാപകരുടെ ഭാഗത്തുനിന്നല്ല അധ്യാപകരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഇത്തരം ക്രൂരമായ പീഡനങ്ങളും മാനസിക സമ്മർദങ്ങളും ഒക്കെ ചു കൊണ്ട് നിരവധി കുട്ടികൾ പല കാലങ്ങളായി ഈ കഴിഞ്ഞ ഇടക്കാണ് എട്ടാം class ഇൽ പഠിക്കുന്ന ഒരു കുട്ടി ആത്മഹത്യ ചെയ്തത് അത് ആത്മഹത്യ ചെയ്തത് രണ്ടധ്യാപകർക്കെതിരെ case എടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള പരാതികള്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 കുറ്റിയാടി തളിക്കരയിൽ ഇരുപത് കന്നുകാലികളെ മോഷ്ടിച്ചതായിട്ടാണ് പരാതി വില്പനയ്ക്കായിട്ടെത്തിച്ച എട്ടുലക്ഷം രൂപയുടെ കന്നുകാലികളെയാണ് ഇവിടെനിന്ന്‌ കാണാതായത് എന്നാണ് പരാതിയിൽ പറയുന്നത് ആ കോഴിക്കോട് തൊട്ടിൽപ്പാലം police ആണ് case register ചെയ്ത അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് കുറ്റിയാടിക്കടുത്ത് തളിക്കരയിലെ നിന്നാണ് ഈ കന്നുകാലികളെയെല്ലാം കാണാതായിട്ടുള്ളത് തളിക്കര സ്വദേശികളായ അജ്മൽ ലുബയിൻ എന്നിവരുടേതാണ് കാണാതായ ഇരുപത് കന്നുകാലികളും കഴിഞ്ഞ ചൊവ്വാഴ്ച എ പുലർച്ചെ ഒരുമണിക്കും നാലരക്കും ഇടയിലാണ് മോഷണം എന്നും എ ഈ തൊട്ടിൽപ്പാലം police station ഇൽ കൊടുത്ത പരാതിയിൽ വ്യക്തമായി പറയുന്നുണ്ട് വിവിധയിടങ്ങളിൽ നിന്ന് കച്ചവടത്തിനായി കൊണ്ടുവന്ന കന്നുകാലികളാണ് സംസ്ഥാനത്തിൻറെ വിവിധ ഇടങ്ങളിൽ നിന്ന് കച്ചവടത്തിനായി ഇവിടെയെത്തിച്ച കന്നുകാലികളാണ് എ അപ്പോം ഈ കന്നുകാലികൾ സ്വയമേതായാലും അഴിഞ്ഞു പോകാൻ സാധ്യതയില്ല എ അങ്ങനെ എ അങ്ങനെയൊരു സാധ്യത ഇല്ലാത്തിടത്താണ് ഈ കന്നുകാലികളെ സു ഇവർ സംരക്ഷിച്ചിരുന്ന കെട്ടിയിട്ട് സംരക്ഷിച്ചിരുന്നത് എന്നതാണ് ഈ പരാതിക്കാരായ അജ്‌മലും ലുബൈനും police കാരോട് വ്യക്തമാക്കിയത് മോഷ്ട്ടാക്കളെ ഉടൻ കണ്ടെത്തണമെന്ന് നാട്ടുകാരും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഉടമകളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ തൊട്ടിൽപ്പാലം police അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പ്രദേശത്തെ CCTV കളുൾപ്പെടെ പരിശോധിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് ഒരു പ്രാഥമിക അന്വേഷണം ഈ CCTV കളെ കേന്ദ്രികരിച്ചുകൊണ്ടാണ് ഇപ്പോൾ നടക്കുന്നത് പിന്നെ പ്രേത്യേകിച് കന്നുകാലികളായതുകൊണ്ട് അത് ഒരുപക്ഷെ

അതായത് ഇരുപത് കന്നുകാലികളെ ഒന്നിച്ച് മോഷ്ട്ടിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വല്യ എ എങ്ങനെ ഒരു വല്യ വാർത്തയാണ് ഒരു കന്നുകാലിയെ മോഷ്ടിക്കുന്നത് പോലെയല്ല ഇരുപത് കന്നുകാലികളെ കൂട്ടമായിട്ട് മോഷ്ടിച്ചുകൊണ്ട് പോകുക എന്നത് അത് ഒരു വല്യ വീഴ്ച്ചയാണ് അല്ലെങ്കിൽ അങ്ങനെ ഇത്രയും കന്നുകാലികളെ ഒരുമിച്ച് കൊണ്ടുപോയിട്ടും അത് പെട്ടന്ന് തന്നെ

എ എന്താണ് ഒര് ദീർഘ വീക്ഷണത്തോടെ തന്നെ police അതിനെ നേരിട്ട് അന്വേഷണം അന്വേഷിക്കുക വളരെ പെട്ടന്ന് തന്നെ ആ കന്നുകാലികളെ കണ്ടെത്തും എന്ന് തന്നയാണ് പ്രതീക്ഷിക്കുന്നത് അടുത്ത ഒരു വാർത്ത എന്നുപറയുന്നത് സിസോദിയയുമായി ബന്ധപ്പെട്ടതാണ് എതിരാളികളുടെ phone ചോർത്തി എന്ന ഒര് case ൻറെ പുറത്തുള്ളതാണ് അത് രാഷ്ട്രീയ എതിരാളികളുടെ phone ചോർത്തി എന്ന ആരോപണത്തിൽ delhi ഉപ മുഖ്യമന്ത്രി മനീഷ് സിസോദിയയെ prosecute ചെയ്യാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻറെ നടപടി എന്നതാണ് ആ ഒരു വാർത്ത അത് ഇന്നത്തെ ദിവസത്തെ വലിയൊരു വാർത്തയാണ് പ്രത്യേകിച്ച് BJP എ നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര എ മന്ത്രിസഭയും അതായത് കേന്ദ്ര സർക്കാരും അതേപോലെ AAP ൻറെ ആം ആദ്മി partyAAP ൻറെ എ നേതൃത്വത്തിലുള്ള delhi സർക്കാരും തമ്മിൽ വളരെ നാളുകളായിട്ട് വല്യ ശീത യുദ്ധങ്ങളെ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആഭ്യന്തര രീതില് ഒരുപാട് കലാപങ്ങള് ഒരുപാട് പ്രശ്നങ്ങളും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന കുറച്ചു നാളുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ആ അങ്ങോട്ടും ഇങ്ങോട്ടും മന്ത്രിമാരും MLA മാരെയും ഉദ്യോഗസ്ഥരെയും ഉൾപ്പടെ പക വീട്ടാനും പകരം വീട്ടാനും ഒക്കെ വലിച്ചിഴക്കുന്ന ഒരു ഒരു കാഴ്ച കുറച്ചുനാളുകളായിട്ട് നമ്മൾ കാണുന്നുണ്ട് അതിൻറെ ഒരു ഒര് ഒര് ഒര് ഒരു എ വേണം ഈ വാർത്തയെ കാണാൻ എന്നതാണ് നമുക്ക് തോന്നുന്ന കാര്യം രാഷ്ട്രീയ യുടെ phone ചോർത്തിയെന്നാണ് delhi ലെ മുഖ്യ മന്ത്രി കാണുന്നുണ്ട് മനീഷ് സിസോദിയക്കെതിരെ ഉയർന്ന ആരോപണം അതിനെ തുടർന്ന് മനീഷ് സിസോദിയെ prosecuted ചെയ്യാൻ ഉള്ള അനുമതിയാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയിരിക്കുന്നത് അഴിമതി നിരോധന നിയമപ്രകാരമാണ് നടപടി lieutenant ഗവർണറുടെ ആവശ്യപ്രകാരം ആരോപണത്തിൽ CBI അന്വേഷണം ആരംഭിച്ചിരുന്നു prosecution അനുമതി ലഭിച്ചതോടെ case ഇൽ മനീഷ് സിസോദിയെ ചോദ്യം ചെയ്യാനും കുറ്റപത്രം സമർപ്പിച് വിചാരണ നടപടികളിലേക് പോകാനും CBI ക്ക് കഴിയും എന്നതാണ് ഇന്നത്തെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി തീർച്ചയായും എ BJP കേന്ദ്ര സർക്കാരിന്റെ BJP നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര സർക്കാര് ഉറപ്പായിട്ടും അല്ലെങ്കി നമുക്ക് നൂറുശതമാനം ഉറപ്പിച് കാരണം ഇ ഇത്തരം ഒരു വിചാരണ നടപടികൾക്ക് space വന്നതോടെ അത് ചെയ്യും എന്നത് തന്നെയാണ് മനസ്സിലാക്കണ്ടത് കാരണം delhi ആ lieutenant ഗവർണറെ BJP ആണ് നിയമിക്കുന്നത് എങ്കിലും delhi കേന്ദ്ര ഭരണ പ്രദേശമാണ് അതുകൊണ്ടവിടെ lieutenant ഗവർണർക്ക് ആ ഒരു സാധാരണ നമ്മള് കാണുന്ന ഒരു ഗവർണർക്ക് അപ്പറം lieutenant ഗവർണർക്ക് അദ്ദേഹത്തിന്റേതായ വല്യ അധികാരങ്ങളുണ്ട് ആ അധികാരം lieutenant colonel ഗവർണറുടെ അധികാരമുപയോഗിച് തങ്ങളുടെ സർക്കാരിനെ എ ആം ആദ്മി party യുടെ സർക്കാരിനെ ഒരുപാട് പ്രശ്നങ്ങളിലേക് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ള ആരോപണം മുഖ്യമന്ത്രി അരവിന്ദ് കേജരിവാളും ഉപ മുഖ്യ മന്ത്രി സിസോദിയും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 വലിയ രീതിയിൽ ആരോപണം ഉന്നയിക്കുകയും അവർക്കെതിരെ പ്രതിഷേധിക്കുകയും ചെയ്യുന്ന ഒര് ആഹ് ഒരു party ആം ആദ്മി part യുടെ ഒര് ഒരു delhi പോലെ അപ്പഴേക്കു delhi ഒരു capital

ഒരു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻറെ ഒരു വിജയമാണ് അത് ഉറപ്പായിട്ടും അവര് ആ വിചാരണ നടപടികളിലേക് പോകും എന്നുതന്നെയാണ് നാം കരുതേണ്ടത് vigilance ൻറെ കീഴിൽ രണ്ടായിരത്തി പതിനാറ് feedback unit നെ നിയോഗിച്ചു delhi സർക്കാർ രാഷ്ട്രീയ എതിരാളികളിൽ നിന്ന് വിവരങ്ങൾ ചോർത്തി എന്നാണ് ആരോപണം ഇത് രണ്ടായിരത്തി പതിനാറിൽ സംഭവിച്ച ആ ഏകദേശം ഏഴു വര്ഷങ്ങൾക്ക് മുമ്പ് എ സംഭവിച്ചതായി ആ അന്നങ്ങനെ നടന്നിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഈ സംഭവം നടക്കുന്നത് അത് കൊണ്ട് എന്താണ് ഭാവിയിൽ എ അ അരവിന്ദ് കേജരിവാളുൾപ്പെടെ ഇതിനെ എങ്ങനെയാണ് പ്രതിരോധിക്കുക എന്നത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒര് കാര്യമാണ് അതോടൊപ്പം എൻ വി ഗോവിന്ദനെതിരെ ഇപ്പോൾ എ എ മാധ്യമങ്ങൾക്ക് മുമ്പിൽ സംസാരിച്ച ഒരു വിഷയമാണ് എൻ വി ഗോവിന്ദൻ

RSS യുമായി CPM ചർച്ച നടത്തിയത് മറച്ചു വെച്ചിട്ടില്ല എന്ന് CPM സംസ്ഥാന സെക്രട്ടറി എൻ വി ഗോവിന്ദൻ കണ്ണൂരിലെ ഉൾപ്പെടെ സംഘർഷങ്ങൾ പരിഹരിക്കാനായിരുന്നു ആ ചർച്ചകൾ നടന്നത് ഉഭയകക്ഷി ചർച്ചകളിലൂടെ സമാധാന ശ്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാനുമായി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

ആ CPM സംസ്ഥാന സെക്രട്ടറി എൻ വി ഗോവിന്ദന്റെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ കൊടുത്ത പ്രസ്താവന CPM മുൻപ് RSS മായി ചർച്ച നടത്തിയിട്ടുണ്ട് അത് കണ്ണൂരിൽ സംഘർഷങ്ങൾ കുറക്കുന്നതിൻറെ ഭാഗമായിട്ടുള്ള ചർച്ചകളാണ് രാഷ്ട്രീയ ചർച്ചകൾക്കപ്പുറം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 അതായിരുന്നു ഇന്നത്തെ ഒരു ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ എ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത ഒരു സമയം അല്ലെങ്കിൽ പിന്നീടൊരു ദിവസം അടുത്ത വർത്തകളുമായിട്ട് വീണ്ടും കാണാം hello നമസ്‌കാരം ചരിത്ര പ്രാധാന്യമുള്ള കൈവേഗയിലുടെ വികാസം കൊണ്ടതാണ് പത്രപ്രവർത്ത രംഗത്തെ മുസ്ലിം നിവാസികൾ പത്തൊമ്പതാം നൂറ്റാണ്ടിൻറെ അവസാനത്തിൽ പ്രാരംഭം പിടിക്കുകയും ഇരുവതാം നൂറ്റാണ്ടിൻറെ ആരംഭത്തിൽ സജീവ സാനിത്യമാകുകയും ചെയ്തു മാർക്കെതിരെയുള്ള പ്രതിരോധം എന്ന നിലയിലാണ് കേരളം മുസ്ലിം പത്രപ്രവർത്തത്തിൻറെ ആരംഭം അറബി മലയാളത്തിൽ നിന്നും ആയിരത്തി ഇരുവതുകൾക്ക് ശേഷമാണ് കേരളീയ മുസ്ലിം പത്ര പ്രവർത്ത മലയാള ഭാഷയിലേക്ക് തിരിച്ചുയരുന്നത് അയിരത്തി എണ്ണൂറ്റി എഴുവത്തി എട്ടിൽ നാദിർഷ ഹാജ്ജി നേതൃത്വത്തിൽ ആദ്യ മുസ്ലിം അനുകളില എന്ന് വിശേഷിപ്പിക്കാവുന്ന കേരള ദീപം കൊച്ചിയിൽ ആരംഭിച്ച ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുവതുകൾക്ക് ശേഷം കടന്നു വന്ന നിരവധി പ്രസിദ്ധീകരണങ്ങളിലേക്കും എത്തുമ്പോഴേക്കും പുതു സമൂഹത്തിന് കൂടി പ്രത്യമാകുന്ന രീതീലേക്ക് മുസ്ലിം പത്ര പ്രവർത്തന വിജയികമാറി കേരളത്തിലെ ഒന്നാമത്തെ അറബി മലയാളം മലയാളം മാസികയാണ് ഹിദായത്തുൽ റഹ്‌മാൻ മമ്പുറം പുത്രിയായിരുന്ന ഷെരീഫ കുഞ്ഞുബീവിയുടെ ആകാനായ അബ്ദുല്ല കോയമ്മ തങ്ങലാണ് ഈ തിരുരങ്ങാടിയിൽ അകത്തു മുസ്ലില്മകളിക്കിടയിൽ മത ഭൗതിക വിദ്യാഭ്യാസം പ്രചരിപ്പിക്കാൻ വേണ്ടിശ്രമിച്ച മാസിക മൂന്ന് വർഷത്തോളം ആദരവോടെ പ്രസദ്ധീകരിക്കപ്പെട്ടു വഹിദായത്തുൽ എഴുനൂറ്റി തൊണ്ണൂറ്റി രണ്ടില്ലേ ഒരു വാർഷികം പ്രസിദ്ധപെടുത്തി അത് ഒരു വർഷത്തോളം നിലനിന്നു ആലപ്പുഴയിലെ ബഹുഭാഷാ പണ്ഡിതനും എഴുത്തുകാരനുമായ ചികിൽസികനുമായ സുലൈമാൻ മൗലവി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിൽ ഇസ്ലാം എന്ന പേരിൽ സ്ഥാപിച്ചു അറബിമലയാളത്തിലുള്ള മാണിവിളക്കു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ പുറത്തിറക്കുകയും ചയ്തു മൂൺ വർഷത്തോളം നിലനിന്നു തിരൂർ സ്വദേശിയായ സൈദാലികുട്ടി master ഉടെ അലാഹുൽ ഇഖ്‌വാൻ പുറത്തിറക്കി പുറത്തിറങ്ങി ഇവ

ഒരു പത്രം കൂടി ആരംഭിച്ചിനെങ്കിലും വേണ്ടവർ മാത്രമാണ് വന്നത് വൈക്കം മൗലവിയുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ എന്നും പ്രസിദ്ധീകരിച്ച അൽ ഇസ്ലാം അറബി മലയാള മാസിക അഞ്ചു ലക്കങ്ങൾ മാത്രം പുറത്തിറക്കി നിലച്ചു ഈ മൗലവി പത്രാധിപനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുവത്തി അഞ്ചിൽ അൽ ഇസ്ലാമും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ അൽ മുഫ്ഹിദും ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ തിരൂരങ്ങാടിയിൽ നിന്നും E. K മൗലവി പത്രാധിപനായി അൽ ഇത്തിഹാദുൻ പുറത്തിറങ്ങിരുന്നു കേരത്തിൽ പരമ്പരയായി ഇസ്ലാമിന് എതിരേയായി കലാപം കൊടിയിരുത്തപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ങ്ങളിലാണ് മലബാറി കലാ കലാപാനം ഉള്ള ഈ പ്രതിപാസം വഴി യാദർശികമായ പരിഷ്‌കന ചിന്തകരുടെ വേലിയേറ്റങ്ങളും പ്രകടമായി തുടങ്ങി ഇക്കാലയളവിൽ ആശയ പ്രചാരണത്തിന് വേണ്ടി നിരവധി പ്രസദ്ധീകരങ്ങൾ കടന്നു കേരളം മുസ്ലിം ഐക്യം അക്യ സംഘത്തിൻറെ ആഭിമുഖ്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുവതി മൂന്നിൽ കൊടുങ്ങല്ലൂർ ഏറിയഡിൽ നിന്ന് E. K മൗലവി മണപ്പാട് കുഞ്ഞഹ്മ്മദ് രാജ്യ പ്രസാദികരുമായ പ്രസാദീനുമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുവത്തി മൂന്നിൽ അല്ല ഇർഷാദ് അറബി മലയാള മാസിക ആരംഭിച്ചു കേരളത്തിലെ വിവിധ നേതൃത്വം സ്ഥനയീയനായ K. M മൗലവി ആയിരുന്നു വിവിധ വിഷയങ്ങളിലെ അതുപോലെ ആയിരത്തിതൊള്ളായിരത്തി ഇരുവത്തി അഞ്ചിൽ october ഇൽ ഈ ഇതുപോലെ പത്രാധിപത്യത്തിൽ അൽ ഇസ്ലാഹ് അറബി മലയാള ഭാഷയും തുടങ്ങി മുസ്ലിം ലോകത്തെ കുറിച്ചുള്ള വാർത്തകളും K. M മൗലവിയുടെ പത്രങ്ങളുമായിരുന്നു അൽ ഇസ്ലാഹിൻറെ പ്രത്യേകത E മൊയ്‌ദു മൗലവിയുട തന്നെ നേതൃത്വത്തിൽ ആയിരത്തി ത്തൊള്ളായിരത്തി ഇഇരുവത്തി എട്ട് september ഇത് അൽ ഇർശാദി എന്ന പേരിൽ ഒരു മാസിക പുറത്തിറങ്ങി കേരളത്തിലെ പാരമ്പര്യ ഇസ്ലാമിൻറെ മുഖം വികൃത മാകുന്ന ശയിലിലായിരുന്നു ഈ പ്രസിദീകരണങ്ങൾക്ക് സ്വീകരിച്ചിരുന്നത അറബി മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യ വനിതാ മാസികയാണ് നിസായോ ഇസ്ലാം ആയിരത്തി തൊള്ളായിരത്തി ഇരുവത്തി ഒമ്പതിൽ E. N ഹൈദർ മൗലവിയുടെ നേതൃത്വത്തിൽ പ്രാസദീകരണം ആരംഭിച്ചു A. C പോയികുട്ടി മൊലവിയായിരുന്നു പത്രാധിപർ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നതിനാൽ കൂടുതൽ വായനക്കാരിൽ സ്ത്രീകൾ നിറഞ്ഞു ഒരു വർഷത്തിന് ശേഷം നിന്ന് പോയി ആരോഗ്യ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ലേഖനങ്ങൾ ഉൾപ്പെടുത്തി പത്രാധിപത്യത്തിൽ

മുഖ പത്രമായ അൽ മുർഷിദും ആയിരത്തി തൊള്ളായിരത്തി അയിമ്പതി നാലിൽ EK മൗലവിയുടെ പത്രാധിപത്യത്തിൽ അൽ ഇത്തിഹാദും അറബി മലയാളത്തിൽ പുറത്തിറങ്ങി അറബി മലയാള ചരിത്രത്തിലെ അവസാന ആനുകാലിക മാൻ അൽ മുഹല്ലിം കേരളം ജംഈയത്തുൽ ഉലമമീൻറെ മുഖ പത്രമായി ആയിരത്തി തൊള്ളായിരത്തി ഏഴ്വത്തി ആറിൽ പ്രാസദീകരണം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് വരെ മുഖ പത്രാധിപർ കോഴിക്കോട് വലിയ കാസി സയ്യിദി ഷിഹാബുദ്ദിൻ കോയ തങ്ങളായിരുന്നു ശേഷം K. V മുഹമ്മദ് ഹാജി ആയിരത്തി തൊള്ളായിരത്തി ഇരുവത്തി ആറിൽ രൂപീകൃതമായ കേരള ജംഈയത്തുൽ ഉലമയുടെ സ്ഥാപിത ലക്ഷ്യം ഹുസ്നത് വല ജമാഅതതിൻറെ സമുദായ ആവിശ്യങ്ങൾക്കും വൈക്കം മൗലവിയും K. M മൗലവിയും ഒക്കെ വിവിധ പ്രാസദീകരങ്ങൾ വഴി പത്ര പത്ര പ്രവർത്തന മേഖലയിൽ സാമുദായിക പരിഷ്‌കരണം നിന്ന് ലെപാനിൽ നടത്തിയ ശ്രമങ്ങൾ അതെ നാണയത്തിൽ തിരിച്ചടിക്കാനും യഥാർത്ഥ ആശ്യാദിർഷണങ്ങൾ പ്രചരിപ്പിക്കാൻ കാര്യം വലിയ പണ്ഡിതന്മാർ നേതൃത്വത്തിൽ പദ്ദതികൾ ആവിഷ്കരിച്ചു പത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി ഇരുവതി ഒമ്പത് january ഏഴിന് പഴകിയ പള്ളികനാട് താലൂക്കിലെ സമസ്തയുടെ മൂന്നാം വാർഷിക സമ്മേളനത്തിൽ വെച്ച് സമസ്തക്ക് തുടങ്ങാൻ തീരുമാനിച്ചു

കൊറച്ചു കാലം തുടങ്ങീരുനെങ്കിൽ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാലാപത്തഞ്ചു കാലഘട്ടത്തിൽ ചേർന്ന പതിനാറാം സമ്മേളനത്തിൽ വെച്ച് സമസ്‌തയുടെ പ്രസദ്ധീകരണ രംഗത് വീണ്ടും സജീവമാകാൻ തീരുമാനിക്കുകയുണ്ടായി പ്രാസദീകരണം ആരംഭിച്ചു ഇരുവതാം നൂറ്റാണ്ടിൻറെ ആദ്യമത്തോടെ കേരളത്തിലെ മുസ്ലിംകൾ ഇടയിലും വിപ്ലവങ്ങൾ തുടർന്നു സംഘടിത രീതിയിലുള്ള പ്രസാദരീതികളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുവതി നാലിൽ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻറെ അൽഅമീൻ press ആയിരത്തി തൊള്ളായിരത്തി നാലപ്പത്തി എട്ടിൽ തൃശൂരിലെ വിയ്യൂരിലെ ആമിന press stall ആയിരത്തിൽ തൊള്ളായിരത്തി എൺപതിൽ CH മുഹമ്മദ് കുഞ്ഞി സാഹിബ് നേതൃത്വത്തിൽ കോഴിക്കോട് green house ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പതിൽ എറിഞ്ഞ പലത്ത് നിന്ന് വന്ന ബുഷാറ publicity ആയിരത്തി തൊള്ളായിരത്തി ആയിമ്പത്തിരണ്ടിൽ തിരൂരങ്ങാടി സ്ഥാപിതകമായ ഉബൈദിയ publisheries മഞ്ചേരിലെ നോയ്‌സിയ publishers ആയിരത്തി തൊള്ളായിരത്തി ആറുവത്തി രണ്ടിൽ തിരൂരങ്ങാടിൽ തുടങ്ങിയ K അബ്ദുൽ കുട്ടി ഹാജ്ജി publics ഇൽ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിആറിൽ

ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ കോഴിക്കോടിൽ പ്രാസദീകരിച്ച പരോപകാരി ആയിരുന്നു മൂന്ന് വർഷത്തോളം പ്രാസദീകരണം തുടർന്നു പലരും പരോപകരീളുടെ കാരിലുടെ എഴുത്തു തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി ആറിൽ കോഴിക്കോട് നിന്നാരംഭിചു പത്രാധിപർ ആരാണെന്നറിഞ്ഞീലാ മുസ്ലിം സമുദായത്തിൻറെ മതപരവും വിദ്യഭ്യാസപരവുമായ കാര്യങ്ങൾ പത്രമെന്ന് പറഞ്ഞിരുന്നു ഖിലാഫത് പദ്ധതികൾ ഖിലാഫത് മുസ്ലികളിൽ ദേശീയ ബോധമുണർത്താൻ സ്വാതന്ത്രത്തിനായുള്ള പ്രോത്സാഹനമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുവത്തി ഒന്നിൽ M മുഹമ്മദ് കുഞ്ഞി പത്രാധിപൻ ആയി പ്രസിദ്ധീകരിച്ചു ഇതോടു കൂടി നിർത്തുന്നു നന്ദി നമസ്‍കാരം thankyou Hello ഞാനിവിടെ പറയാൻ പോകുന്നത് Fish അധികാരം എന്നതിനെ കുറിച്ചാണ്. ഏഷ്യൻ രാജ്യങ്ങളുമായി വ്യാപാരം നടത്തുക എന്നലക്ഷ്യത്തോടെ ആയിരത്തിഅറുനൂറാം അവസാന ദിവസം ബ്രിട്ടീഷിന്റെ തലസ്ഥാനമായ ലണ്ടനിൽ രൂപീകരിച്ച ഒരു Joint sto Company യായി English East India Company. ഇതിനെത്തുടർന്ന് Company യുടെ പ്രതിനിധി നിരത്തുകയും സുവർത്തത്തിൽ കച്ചവടം തുടങ്ങാൻ അന്നത്തെ മുഗൾ ഭരണാധികാരികളിൽ നിന്നും അനുവാദം നേടിയെടുക്കുകയും ചെയ്തു. എന്നാൽ അറേബ്യ സംബന്ധിച്ച പോർച്ചുഗീസ് മേധാവിത്വത്തിലായിരുന്നതിനാൽ സൂററ്റിലെത്തിയ വ്യാപാരം തുടങ്ങുന്ന ഇംഗ്ലീഷുകാരെ സംബന്ധിച്ചെ സംബന്ധിച്ചെടുത്തോളം എളുപ്പമായിരുന്നില്ല ആയിരത്തി അറുനൂറ്റി പന്ത്രണ്ട് സൂററ്റ് ആദ്യം മുതൽക്ക്‌വെച്ച് ഇംഗ്ലീഷ് നവീകസൈനികർ തടസ്സം നിന്ന് പോർച്ചുഗീസ് നാവികരെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയതോടെ വ്യാപാര സാ സാധ്യതകൾ തെളിഞ്ഞു. ആയിരത്തിഅറുനൂറ്റി പതിനെട്ടിൽ ബ്രിട്ടീഷ് ആഡംബര അംബാസഡർ എന്ന നിലയിൽ സാർ തോമസ് അന്നത്തെ മുഗൾ ചക്രവർത്തി ജഹാൻഗീറിനെ ഔദ്യോഗികമായി സന്ദർശിക്കുകയും വ്യാപാരകരാർ രൂപീകരിക്കുകയും ചെയ്തു. ഇന്ത്യയിൽ വ്യപാരം നടത്താൻ ഇംഗ്ലീഷ് Company ക്ക് പ്രതേകഅവകാശങ്ങൾ നൽകപ്പെട്ടു. പകരം സമുദ്രയാത്രയിൽ പോർച്ചുഗീസുകാരുടെ അക്രമണങ്ങളിൽനിന്നും സന്ദർശനം ഉറപ്പാക്കേണ്ടത് ഇംഗ്ലീഷുകാരുടെ ചുമതലയായി. ഇതുവരെ English East India Company മുഗൾ സാമ്രാജ്യത്തിന്റെ നാവിക സഹായിയായി. മുഗൾ ചക്രവർത്തിയുടെ ചക്രവർത്തിയുമായി രൂപീകരിച്ച വ്യാപാര കരാറിന്റെ അടിസ്ഥാനത്തിൽ വ്യാപാരം തുടങ്ങിയ English Company നാൾക്കുനാൾ അഭിവൃദ്ധിപ്പെട്ടു. പ്പെട്ടു ആയിരത്തിഅറുനൂറ്റിഎഴുപതിനാല് ഇംഗ്ലീഷ് Company യുടെ ആസ്ഥാനം സൂറത്തിൽ നിന്നും ബോംബെയിലേക്ക് മാറി. പോർച്ചുഗീസ് അധീനതയിലായിരുന്ന ബോംബെ പോർച്ചുഗീസ് രാജകുമാരിയെ വിവാഹം കഴിച്ചതിലൂടെ ഇംഗ്ലീഷ് രാജാവിന് സ്ത്രീധനമായി ലഭിച്ചു. അദ്ദേഹം അത് east india company ക്ക് കൈമാറുകയും ചെയ്തു. ഇതിനോ ഇതിനോടകം തന്നെ ആയിരത്തിഅറുനൂറ്റിനാല്പത് ഒരു പ്രാദേശിക ഭരണകാരിയിൽ നിന്നും പാട്ട പാട്ടത്തിനെടുത്ത മദ്രാസ് Company ഒരു Factory നിർമ്മിച്ചു. മറ്റൊരു Factory ബംഗാൾ കൽക്കട്ട സ്ഥാപിച്ചു. ആയിരത്തിഅറുന്നൂറ്റി ത്തൊണ്ണൂരിൽ കൽക്കട്ടയും company സ്വന്തമാക്കി. പതിനേഴാം നൂറ്റാണ്ടിലൂടെ നീളം company യുടെ മുഗൾ ഭരണാധികാരികളും തമ്മിൽ രമ്യമായ ബന്ധം നിലനിന്നു. മുഗൾ ഭരണാധികാരികളുടെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് Company അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. പതിനേഴാം നൂറ്റാണ്ടിൽ മുകൾ സൗഹാർദ്ദ ബന്ധത്തിൽ ഒരിക്കൽ മാത്രമാണ് വിള്ളൽ വീണത്. Company യുടെ Chair ChairMan നായ സർ ജോസിയാ ചർഡിനൽ ഇന്ത്യയിൽ എക്കാലത്തേക്കും ആധിപത്യം സ്ഥാപിക്കാൻ ആവശ്യമായ അടിസ്ഥാനം പണിയാൻ സമയമായിരുന്നു. തോന്നിയ സന്ദർഭം ആയിരുന്നു അത്. മുകൾ അനുവാദമില്ലാതെ കിഴക്കൻ ബംഗാളിൽ ചിറ്റകവും പിടിച്ചെടുക്കാൻ തമിഴ്സൈനികർ സൈനികമായി ശ്രമിച്ച സന്ദർഭമായിരുന്നു അത്. മുഗൾ സൈന്യം ഉടനടി ഇടപെടുകയും company യുടെ company യുടെ സൈനിക നീക്കത്തെ നിശ്ചയം പരാജയപ്പെടുത്തുകയും ചെയ്തു. ഇതിനെ തുടർന്ന് ബംഗാളിൽ നിന്നും സൂറത്തിൽ നിന്നും ഇംഗ്ലീഷ് വ്യാപാരികൾ പുറ പുറത്താക്കപ്പെട്ടു. Company അധികാരികൾ നടത്തിയ നയതന്ത്ര നീക്കത്തിന്റെ ഫലമായി പ്രശ്നം പരിഹരിക്കപ്പെടുകയും ഇംഗ്ലീഷ് വ്യാപാരം തുടരുകയും ചെയ്തു. പതിനെട്ടാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലെ മറ്റൊരു യൂറോപ്യൻ വ്യാപാര company യുമായി french east india company യുമായി നടത്തിയ യുദ്ധങ്ങൾ വിജയിക്കാൻ കഴിഞ്ഞതോടെയാണ് English East India Company ഇന്ത്യയിൽ അതിന്റെ ശക്തമായ അടിത്തറ പണിതത്. ദക്ഷിണ ഇന്ത്യയിലും പോണ്ടിച്ചേരിയിലും പൂർവ്വ ഇന്ത്യയിലും മസൂരിപട്ടണം ആയിരുന്നു. ഇന്ത്യയിൽ പ്രധാനപ്പെട്ട സഞ്ചി അതിനി വേശിക്കാൻ തുടങ്ങി. English french East India Company ഇന്ത്യയിൽ പരസ്പരം മുഖ്യ എതിരാളികൾ എന്ന നിലയിലാണ് വീക്ഷിച്ചത്. പ്രവർത്തിച്ചത്. എതിരാളികളെ ഇന്ത്യയിൽ നിന്നും പുറത്താക്കി ഇന്ത്യ എന്നപൗരസ്ഥ പ്രസിദ്ധമായിരിക്കുകയായിരുന്നു ഇരു കൂട്ടരുടെയും ലക്ഷ്യം. ദക്ഷിണേന്ത്യയിൽ പ്രബുദ്ധരായ രാജ്യങ്ങളായ കർണാട്ടിക്കും ഹൈദരാബാദതും തമ്മിൽ നിലനിന്നു ആഭ്യന്തര പ്രശ്നങ്ങളും പിന്തുടർച്ചയായ അവകാശ പ്രശ്നങ്ങളും ഇംഗ്ലീഷ് രണ്ട് Compny കളും ഇടപെടാൻ അവസരം നൽകി. അങ്ങനെ ഇന്ത്യൻ നാട്ടുരാജ ഭരണാധികാരികളുടെ ചെലവിൽ രണ്ട് Europian Company കൾ ഇന്ത്യയിൽ സൈനിക അധിനിവേശ യുദ്ധങ്ങൾ നടത്തി. ആകെ മൂന്ന് കർണാട്ടിക് യുദ്ധങ്ങളാണ് നടന്നത്. ഈ യുദ്ധങ്ങളിൽ പ്രധാനമായും ഇരു

അന്ന് കർണാട്ടിക്ക് യുദ്ധം നടന്നത് ആയിരത്തിഎഴുന്നോതിനാലാപതുകളിൽകളിൽ യുദ്ധം ആരംഭിച്ചത് ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും കർണാട്ടികിൽ വച്ചാണ്. ഫ്രഞ്ച് നായിക സേനയിൽ ഇംഗ്ലീഷുകാരുടെ അധീനതയിൽ ആയിരുന്നു മദ്രാസ് പിടിച്ചെടുക്കുമ്പോൾ ഇംഗ്ലീഷുകാർ കർണാട്ടിക്കിൽ ആകെ നവാബിന്റെ സഹായം തേടി. മദ്രാസ് അന്ന് കർണാട്ടിക്കിന്റെ വിഭാഗം ആയിരുന്നു. കർണാട്ടിക് നവാബ് ഇംഗ്ലീഷുകാരെ സഹായിക്കാൻ സൈനികരെ അയച്ചെങ്കിലും. അവരെ ഫ്രഞ്ചുകാർ പരാജയപ്പെടുത്തുകയായിരുന്നു. പിന്നീട് രണ്ട് യൂറോപ്പ്യൻ ശക്തികളും യുദ്ധം അവസാനിപ്പികും മദ്രാസ് ഇംഗ്ലീഷുകാർക്ക് തിരിച്ചു നൽകുകയും ചെയ്തു. ആയിരത്തിഎഴുനൂറ്റിഅമ്പതുകളിലാണ് രണ്ടാം കർണാട്ടിക് യുദ്ധം നടന്നത്. കർണാട്ടിക് ഹൈദരാബാദിലും ഒരേ സമയം അനന്തരാവകാശ തർക്കമുയർന്നു വന്നപ്പോൾ രണ്ട് സ്ഥലങ്ങളിലും ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും ഇടപെടുകയും ഇനി എതിർ ചേരികൾ സഹായിക്കുകയും ചെയ്തു. ഹൈദരാബാദും ഫ്രഞ്ചുകാരനും നേരിയ വിജയം നേടിയപ്പോൾ കർണാട്ടിക്കിൽ വിജയം ഇംഗ്ലീഷുകാർക്ക് ആയിരുന്നു. രണ്ടാം കർണാട്ടിക് യുദ്ധവും രണ്ടുപശ്ചാത്യ ശക്തികൾ തമ്മിൽ ഒപ്പുവച്ചു. സമാധാന ഉടമ്പടിയോടെ അവസാനിക്കുകയുമായിരുന്നു. മൂന്നാം കർണാട്ടിക് യുദ്ധം ഒരു പരിധിവരെ രണ്ടാം കർണാടിക്ക് യുദ്ധത്തിന്റെ തുടർച്ചയായിരുന്നു. ആയിരത്തിഎഴുനൂറ്റിഅറുപതിൽ കര്ണാട്ടിക്കിലെ വണ്ടി വാശിൽ വച്ച് നടന്ന യുദ്ധത്തിൽ ഫ്രഞ്ചുകാരെ നിശ്ചയം പരാജയപ്പെടുത്താൻ ഇംഗ്ലീഷുകാർക്ക് കഴിഞ്ഞു. ആയിരത്തിഎഴുനൂറ്റിഅറുപത്തിയേഴിൽ യുദ്ധം അവസാനിച്ചു. പോണ്ടിച്ചേരിയും മാഫിയും ഒഴിച്ച് ഫ്രഞ്ച് പ്രദേശങ്ങൾ ഇംഗ്ലീഷുകാർ പിടിച്ചെടുത്തു. ഇതോടെ മറ്റ് യൂറോപ്പ്യൻ ശക്തികളുടെ ഭീഷണിയില്ലാതെ ഇന്ത്യയിൽ അധിനിവേശം നടത്താൻ വികസിപ്പിക്കാനും ഇംഗ്ലീഷുകാർക്ക് സാധിച്ചു. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ അധിനിവേശം യാഥാർത്ഥ്യമാക്കിയത് കർണാട്ടിക് യുദ്ധങ്ങൾ ആണ്. ഇന്ത്യയിലെ നാട്ടുരാജ്യ ഭരണാധികാരികൾകിടയിലുള്ള ശത്രുത ചൂഷണം ചെയ്യാൻ അതീന അതീനി വേഷവികസന വേള എളുപ്പമാക്കുകയും എന്ന് അവർ കർണാട്ടിക് കൂട്ടി. എളുപ്പമാക്കും എന്ന് അവർ കണക്കുകൂട്ടി. ഇന്ത്യയിൽ ഇന്ത്യൻ ജനതയെ സൈനിക പരിശീലനത്തിലൂടെ ഇന്ത്യൻ ഭരണാധികൾക്കെതിരെ ഉപയോഗിക്കാൻ അവർക്ക് കഴിഞ്ഞു. നാട്ടു രാജ്യ ഭരണാധികാരികളുടെ സൈനങൾക്ക് ആധുനിക യൂറോപ്യ ഉപകരണങ്ങൾ ആവശ്യമായ പരിശീല നമോ ദേശീയ ബോധമോ അച്ചടക്കമോ ഇല്ലെന്ന് കർണാട്ടിക് യുദ്ധങ്ങൾ തെളിയിച്ചു. എന്നത ഇന്ത്യൻനാട്ടുരാജാക്കന്മാരെ ഭിന്നിപ്പിക്കാൻ അവരുടെ സഹായത്തോടെ ഇന്ത്യയിൽ രാഷ്ട്രീയ

ഇംഗ്ലീഷുകാർക്ക് മനസ്സിലാക്കി കൊടുത്തത് കർണാട്ടിക് യുദ്ധങ്ങളാണ്. കർണാട്ടിക് യുദ്ധങ്ങൾ ഇന്ത്യയിലെ ബ്രിട്ടീഷ് അധിനിവേശ വികസനത്തിന് വിഷമയ തിരവാരം ഒരുക്കുകയുമായിരുന്നു.

കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നാട്ടുരാജ്യങ്ങളെ കബളിപ്പിച്ചുംയുദ്ധങ്ങൾ നടത്തിയും അവർ നാട്ടുരാജ്യങ്ങളെ കീഴ്പ്പെടുത്തി.

hello നമസ്‍കാരം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു നാലുതരം അച്ചാറുകളാണ് ഇറച്ചി കൊണ്ടുള്ള അച്ചാറാണ് ഞാൻ ഇടുന്നത്

മഞ്ഞൾപൊടി അര tea spoon മുളക് പൊടി രണ്ടു tea spoon മല്ലിപ്പൊടി masala പ്പൊടി ഒന്നര tea spoon masala പ്പൊടി ഒന്നര tea spoon കുരുമുളക് ഒന്നര tea spoon കായപ്പൊടി ഒന്നര tea spoon ഉലുവപ്പൊടി അര tea spoon ഉപ്പ് പാകത്തിന് വിനാഗിരി ഒരു cup കറിവേപ്പില രണ്ടു cup എണ്ണ പാകത്തിന് പാകം ചെയ്യുന്ന വിധം ഇറച്ചി ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ് വെക്കുക ഇറച്ചി കഷ്ണങ്ങളിൽ ഉപ്പും മഞ്ഞളും പുരട്ടി വെക്കുക നല്ലതുപോലെ വെള്ളം വറ്റണം വെള്ളം വറ്റി വന്നു കഴിയുമ്പോൾ ഇറച്ചി കോരി മാറ്റി വെക്കുക എണ്ണ ചൂടാക്കി വേവിച്ച ഇറച്ചി അതിൽ വറുത്തു കോരുക ബാക്കി എണ്ണയിൽ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എന്നിവ വഴറ്റുക ഇതിലേക്ക്